നഷ്ടപ്പെട്ട പ്രകൃതിയെ ആവിഷ്കരിക്കുന്നു പിന്നെയെന്താണ് കിരാതവൃത്തത്തെ സമ്പന്നമാക്കുന്ന ദൃശ്യബിംബങ്ങളെ കുറിച് പറയുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ important ആയിട്ടുള്ളത് പിന്നെയെന്താണ് നെഞ്ചത്തൊരു പന്തം കുത്തി നിൽക്കുന്ന കാട്ടാളൻ

അല്ലെ പടയണി എന്ന ദൃശ്യ കലയെ കുറിച്ചു പറയുന്നു നഷ്ടപ്പെട്ട് പോയ പ്രകൃതിയെ കുറിച്ച ആലോചിച്ചു വിഷമിക്കുന്ന കാട്ടാളനെ നമ്മുക്ക് കാണാം അതേപോലെ തന്നെ എന്താണ് ദൃശ്യബിംബങ്ങൾ എന്താണ് ദൃശ്യബിംബങ്ങൾ എന്നൊക്കെ ഉള്ളത് പഠിക്കാം. കേട്ടോ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് okay വ്യത്യസ്തവും പുതുമയാർന്നതുമായ ബിംബകല്പനകളാണ് കടമ്മനിട്ട കവിതയുടെ പ്രധാനപ്പെട്ട സവിശേഷത നിങ്ങൾ point നോട്ടിൽ എഴുതിവെക്കുന്ന നോട്ടിൽ എന്ത്ചെയ്യണം. നമ്മൾ ഇത് എന്ത്‌ചെയ്യേണ്ടതുണ്ട് നമ്മൾ അടയാളപ്പെടുത്തിവെക്കേണ്ടതുണ്ട് നമ്മളുടെ okay അപ്പൊ point നോട്ടിൽ എന്ത് ചെയ്യുക മക്കൾ അത് note ചെയ്തു വെക്കുക കേട്ടോ അതായത് ബിംബകല്പനകളാണ് എന്തായാലും വരാൻ സാധ്യത ഉള്ള ചോദ്യമാണ് അത്രമേൽ important ആയിട്ടുള്ള ചോദ്യഭാഗമാണ് അല്ലെ ബിംബസമൃദ്ധമായ കവിതയാണ് കിരാതവൃത്തം എന്ന് പറയുന്നത് എന്താണ് ബിംബം എന്നല്ലേ ടീച്ചർ പറഞ്ഞുതരാട്ടോ ബിംബസമൃദ്ധമായ കവിതയാണ് കിരാതവൃത്തം. ഇന്ദ്രിയസംബീജനക്ഷമമായ വാങ്മയ ചിത്രങ്ങളാണ് ബിംബങ്ങൾ എന്താണ് ബിംബങ്ങൾ എന്താണ് ബിംബങ്ങൾ എന്ന് പറയുന്നത് വാങ്മയചിത്രങ്ങളാണ് അല്ലേ എങ്ങനെയുള്ള വാങ്മയ ചിത്രം ഇന്ദ്രിയസംഭേജനാശമമായ അല്ലെ വാങ്മയ ചിത്രങ്ങളാണ് okay അപ്പൊ വാങ്മയചിത്രം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ വാക്കുകൾ കൊണ്ട് അല്ലെ അല്ലെ ചിത്രം വരച്ചത് പോലെ അല്ലെ നമ്മൾ ചില കാര്യങ്ങൾ എഴുതുന്ന സമയത്തു

വാങ്മയ ചിത്രം എന്ന് നമ്മൾ പറയുന്നത് വാക്കുകൾ കൊണ്ട് ചിത്രം വരക്കുന്നതിനെയാണ് ണ് നമ്മൾ വാങ്മയ ചിത്രം എന്ന് പറയുന്നത്. okay അപ്പൊ വാക്കുകൾ കൊണ്ട് വരച്ച ചിത്രങ്ങളാണ് അല്ലെ അപ്പൊ പല തരത്തിലുള്ള ബിംബങ്ങളിലൂടെ കല്പനകളിലൂടെയാണ്

കുറെ കൂടി എന്താണ് സമ്പൂഷ്ടമാക്കുന്നുണ്ട് വൈകാരികവും വൈചാരികവുമായ സങ്കീർണ അനുഭവങ്ങൾ അനുവാചനകളിൽ അല്ലെങ്കിൽ വായിക്കുന്ന ആളുകളിൽ എത്തിക്കുവാൻ എന്ത് സഹായിക്കുന്നുണ്ട് ഈ ബിംബകല്പനകളിലൂടെ സാധിക്കുന്നുണ്ട്. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ബിംബങ്ങൾ എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ ദൃശ്യബിംബങ്ങൾ important ആൺ മക്കളെ important ആൺ നിങ്ങൾ വേറെ ഏതെങ്കിലും പരീക്ഷക്ക് പോകുകയാണെങ്കിൽ ആലോചിക്കുക കേട്ടോ പരീക്ഷക്ക് നാളെ ചോദിക്കുന്ന ചോദ്യമാണ് അപ്പൊ എന്താണ് ബിംബങ്ങൾ എന്തൊക്കെയാണ് ബിംബങ്ങൾ വേഗം ശ്രദ്ധിക്കൂ കേട്ടോ ഈറ്റപ്പുലി നോറ്റു കിടക്കും ഈറൻകണ്ണു കവിതയിൽ ഉള്ള ഒരു വഴിയാണല്ലേ കരിമൂർഖൻ വാലിൽ കിളരും പുരികം നെഞ്ചത്തൊരു പന്തം കുത്തി നിൽപ്പു കാട്ടാളൻ ആകാശത്തച്ഛൻ ചത്തുകിടപ്പതു അച്ഛൻ മലയോരത്തമ്മയിരുന്നു ദഹിക്കുന്ന അമ്മ അല്ലെ കരളിൽ ആണി തറയ്ക്കുന്ന ചാട്ടുളി അല്ലെ അലകടലിന്റെ കാട്ടാളൻ ഇങ്ങനെ കുറെ കുറെ ബിംബങ്ങൾ വാങ്മയ ചിത്രങ്ങൾ. അതായത് ചിത്രം വരച്ചുവെച്ചതുപോലെ നമ്മുക്ക് കവിതയിൽ നിന്ന് മനസിലാവുന്ന ഭാവങ്ങൾ വളരെ അധികമുണ്ട് വളരെ പ്രധാനപെട്ടതാണ് okay അപ്പൊ ബിംബങ്ങൾ നിങ്ങൾ ആലോചിച്ചു വെക്കുക important ആയിട്ടുള്ള ഭാഗമാണ്. എന്തായാലും ചോദ്യങ്ങൾ ചോദിക്കും അടുത്തത് പ്രധാനപ്പെട്ട ആശയങ്ങളാണ് എഴുത്തച്ഛൻ മുതൽക്കുള്ള കവികളുടെ കാവ്യഭാഷ അല്ലെ സവിശേഷതകൾ സ്വീകരിച്ചാണ് കടമ്മനിട്ട അല്ലെ എന്ത്‌ചെയ്തിട്ടുളത് അദ്ദേഹത്തിന്റെ കവിതകളെ രൂപപെടുത്തിയിട്ടുള്ളത് പൂർവ കവികളുടെ പരമ്പരാഗത ശൈയിലിൽ നിന്ന് മുന്നോട്ടുപോകാനും വഴിമാറി സഞ്ചരിക്കാനും കടമ്മനിട്ട ശ്രമിക്കുന്നു കാട്ടാളന്റെ പൂർവകാല സ്മ്രിതികൾ കാട്ടാളന്റെ പ്രതികാരം ഇവ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ഭാഷ, താളം, ഘടന എന്നിവയിൽ വരുന്ന വ്യത്യസ്ത നമ്മുക്ക് ഉദാഹരണമായിട്ട് നമ്മുക്ക് പറയാം ഇതൊക്കെ എന്താണ് അതിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളായിട്ട് ആശയങ്ങളായിട്ട് മനസ്സിലാക്കണം മലയാളത്തിലെ വാമൊഴിവഴക്കങ്ങളും നാടൻശൈലികളും അനുഷ്ഠാന ഗാനങ്ങളിലെ താളക്രമങ്ങളും സാoശീകരിച്ച്കൊണ്ടും പരമ്പരാഗത കാവ്യ ഭാഷയിൽ അവ കൊണ്ടുമാണ് കടമ്മനിട്ട കാവ്യഭാഷ എന്ത്ചെയ്യുന്നത് പ്രവർത്തിക്കുന്നത്. important ആണേ അത് നിങ്ങൾ ഓർത്തുവയ്ക്കുക okay വ്യത്യസ്തങ്ങളായ കാവ്യ സന്ദർഭങ്ങൾ ആവിഷ്കരിക്കുമ്പോൾ വികാര സംക്രമണത്തിനും അനുയോജ്യമായതും അനുഷ്ഠാനപരമായ ചൊൽവഴക്കങ്ങൾക്കും ഹൃദയ സ്പര്ശിയുമായ വ്യത്യസ്ത ഈണങ്ങളിൽ അദ്ദേഹം എന്ത് ചെയുന്നുണ്ട്, അദ്ദേഹം അത് അവതരിപ്പിക്കുന്നു അപ്പൊ വ്യത്യസ്തമായ ഈണം അതുപോലെ തന്നെ എന്താണ് കാവ്യഭാഷ അല്ലെ അനുഷ്ഠാനം നാടൻശൈലികൾ ഇതൊക്കെ അദ്ദേഹത്തിന്റെ കവിതയിൽ കാണാൻ സാധിക്കുന്നു. അടുത്തത് കിരാതവൃത്തത്തിൽ സൂചിതമാകുന്ന പ്രധാനപ്പെട്ട സാമൂഹിക പ്രശ്നങ്ങളാണ് അല്ലേ കുറയെ പ്രശ്നങ്ങളെ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്‌ കിരാതവൃത്തത്തിൽ പറയുന്നുണ്ട് അല്ലെ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്താണ് തെറ്റായ വികസന സങ്കല്പം, ചൂഷണം, പരിസ്ഥിതിനാശം, തുല്യനീതിൽ നിഷേധം, ബാലപീടനം, അന്യായമായ കുടിയൊഴിക്കൽ, വർണവിവേചനം ഇതൊക്കെ എന്താണ് കിരാതവൃത്തത്തിൽ സൂചിതമാകുന്ന സാമൂഹിക വിഷയങ്ങളാണ്. ഇങ്ങനെ തന്നെ എന്ത്ചെയ്യുക നോട്ട് ചെയ്തു വെക്കുക ബാക്കി നിങ്ങൾ എഴുതുന്ന സമയത്ത്‌ എന്ത് ചെയ്യുക വിശധികരിച്ഛ് നിങ്ങൾ എഴുതി കൊള്ളുക കേട്ടോ തെറ്റായാ വികസന സങ്കൽപം അല്ലെ പല തരത്തിൽ പ്രകൃതിയെ ദ്രോഹിച്ചു കൊണ്ട് എന്ത് ചെയ്യുന്നു മലയിടിക്കുന്നതുണ്ട് മരംമുറിക്കന്നതുണ്ട് പുഴകളിലൊക്കെ മാലിന്യം കൊണ്ട് ഇടുന്നുണ്ട് കാടായ കാടൊക്കെ വെട്ടി നിരപ്പാക്കുന്നുണ്ട് ഇങ്ങനെ പലതരത്തിൽ എന്താണ് പ്രകൃതിയെ ചൂഷണം ചെയ്തു കൊണ്ട് തെറ്റായ രീതിയിൽ ഉള്ള വികസന സങ്കൽപം കൊണ്ട് വരുന്നു ചൂഷണം ചെയ്യുന്നു പരിസ്ഥിതിയെ നശിപ്പിക്കുന്നു തുല്യ നീതിയിൽ നിഷേധം അല്ലെ ഇല്ലാതാകുന്നു ബാലപീടനം നടക്കുന്നുണ്ട്. അന്യായമായി കുടിയൊഴുപ്പിക്കൽ

ചർച്ചചെയ്യുന്നുണ്ട് കരുമാനിന്റെ മരണം കാവലിരിക്കും കടുന്നൊവിന് കോട്ടയിലോ ഞാൻ ഇങ്ങനെ കാട്ടാളൻ ചിന്തിക്കാനുണ്ടായ കാരണം എന്താണ് വിശധികരിക്കുക അല്ലെ അപ്പൊ കാട്ടാളൻ അല്ലെ അപ്പൊ കാട്ടാളനുമായി ബന്ധപ്പെടുന്ന ഒരുപാട് ചോദ്യങ്ങൾ അല്ലെ മുൻപും ചോദിച്ചിട്ടുണ്ട് അപ്പൊ കാട്ടാളൻ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു എന്താണ് കദപാത്രമാണ് അപ്പൊ കഥാപാത്ര സവിശേഷത അല്ലെ കിരാതവൃത്തത്തിലെ കാട്ടാളൻ അല്ലെ ആറു മാർക്കിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഇതുമായിട്ട് ബന്ധപ്പെടുന്ന ഒരുപാട് ചോദ്യങ്ങൾ ചോദ്യം ചോദിക്കുന്ന രീതിക്ക് വ്യതാസമേള്ളൂ ഉത്തരം എന്തായാലും ഒന്ന് തന്നെയാണ് അല്ലെ അപ്പൊ കാട്ടാളനെ കുറിച്ച് പഠിച്ചു വെച്ച് കഴിഞ്ഞ എന്ത് തരത്തിലുള്ള ചോദ്യം ചോദിച്ചു കഴിഞ്ഞാലും നമ്മുക്ക് അല്ലെ അത് എന്തെയ്യ കാട്ടാളനുമായി ബന്ധപെടുത്താം.

ഇരയാകുന്നു പാർശ്യവരിക്കപ്പെടുന്ന ജനവിഭാഗങ്ങളുടെ പ്രതിനിധിയാണ് കിരാതവൃത്തത്തിലെ കാട്ടാളൻ അല്ലെ ജാതിയാമായി മാറ്റി നിർത്തൽ അനുഭവിക്കപ്പെട്ട അല്ലെങ്കിൽ എന്താണ് പാർശ്യവരിക്കപ്പെടുന്ന ആളുകളുടെ അല്ലെങ്കിൽ ജനവിഭാങ്ങങ്ങളുടെ പ്രതിനിധിയാണ് അല്ലെങ്കിൽ അവരിൽ ഒരാളായിട്ടാണ് എന്ത് ചെയുന്നത് കാട്ടാളൻ നമ്മുടെ കവിതയിൽ പ്രതിഷയമാകുന്നത് അല്ലെ അതുപോലെ കുടിയൊഴിക്കപ്പെടുന്ന ചൂഷണത്തിന് ഇരയാകുന്ന അല്ലെ വർണ വർഗ വിവേചനങ്ങൾക്ക് ഇരയാകുന്ന ഒരാളുടെ ¯¯ പിന്നെ അവൻ ശബ്ദം ഉയർത്തുന്നത് ഈ വിഭാഗങ്ങളിൽ പെട്ട മനുഷ്യർക്ക് വേണ്ടി മാത്രമല്ല അല്ലെ വംശനാശത്തിനിരയാകുന്ന ജീവസസ്യങ്ങൾക്കു വേണ്ടിയും നശിപ്പിക്കപ്പെടുന്ന പരിസ്ഥിതിക്കും കൂടിയാണ് എന്ത് ചെയുന്നത് കാട്ടാളൻ എന്ത്ചെയ്യുന്നത് തന്റെ ശബ്ദം ഉറക്കെ പിന്നെ എന്താണ് സമ്പത്തും സ്വാധിനശക്തിയുള്ളവരുടെ ഭൗതിക സാഹചര്യങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി പ്രകൃതിയെയും അല്ലെ പാർശ്യവരിക്കപ്പെട്ട മനുഷ്യരെയും എന്ത് ചെയുന്നു നിഷ്‌കരണം ചൂഷണം ചെയുകയാണല്ലെ അതായത് എല്ലാ അവർ പിന്നെയും പിന്നെയും വെട്ടിപിടിക്കാനായിട്ട് എന്ത് ചെയുകയാണ് ഈ പാവപെട്ട മനുഷ്യരെയും പ്രകൃതിയെയും അനുദിനം അനുദിനം ചൂഷണം ചെയ്യുകയാണ് അതിനെതിരെയുള്ള ശക്തയായ ശബ്ധമാണ് ആരുടേത് കാട്ടാളന്റെ ശബ്ദം അല്ലെ അപ്പൊ അതിനെ ചെറുക്കുന്നതിന് വേണ്ടി അവൻ കൽമഴു വാങ്ങി പ്രതികാരനിർവഹണത്തിന് ഒരുങ്ങിവരുകയാണ് അല്ലെ അങ്ങനെയുള്ള ആളുകളോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിട്ടാണ് ആര് വരുന്നത് കാട്ടാളനെ കവിതയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് clear അല്ലെ നിങ്ങൾ എന്നെ follow ചെയ്യുന്നില്ലേ മനസിലാവുന്നില്ലേ അപ്പോ മറ്റു അനേകം ജീവജാലങ്ങളും പരസപിത~പരസ്പര ആഹൃദത്തോടെ ജീവിക്കുന്ന ഇടമാണ് വനം

ആ ആകാശത്തു അച്ഛൻ ചത്ത് കിടക്കുന്നതു അല്ലെ മഴമേഖങ്ങൾ അല്ലെ ചത്തുകിടക്കുന്നതും മലയോരത്തു അല്ലെ അമ്മ പ്രകൃതി ആണല്ലേ അമ്മ ദഹിക്കുന്നതുമാണ് കാട്ടാളൻ കാണുന്നത് അല്ലെ ആപ്പോ അച്ഛൻ എന്താണ് ദൈവമോ രക്ഷകനോ ഒക്കെ ആകാം അല്ലെ അതിനെ ഒക്കെ ആയിരിക്കാം സൂചിപ്പിക്കണ അല്ലെ അപ്പൊ ഈ കാഴ്ച ആണല്ലേ ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ ഇല്ലാതായിക്കൊണ്ടിരിയ്ക്കുന്ന ആ കാഴ്ചചാണ എന്തെയുന്നത് കാട്ടാളനെ അത്രമേൽ വേദനിപ്പിക്കുന്നത് അല്ലെ അത്രമേൽ ദേഷ്യത്തെ അവനെ കൊണ്ട് എത്തിക്കുന്നത് അല്ലെ അമ്മ പ്രകൃതിയാണ് important ആണ് അമ്മ പ്രകൃതിയാണ് അമ്മയുടെ വേദനയും രോധനവുമാണ് കാട്ടാളനെ കൂടുതൽ ക്രൂദ്ധനാക്കുന്നത് അല്ലെ അമ്മയുടെ വേദനയും

ഇങ്ങനെ രണ്ടു തലങ്ങൾ നമ്മുക്ക് കവിതയിൽ കാണാൻപറ്റുകയും ഭൂതകാലത്തെയും വർത്തമാനത്തെയും ഇതൊന്നും അല്ലാതെ അവർ ഭയന്നിരിക്കുന്ന ഭാവികാലത്തെ എന്തെയുന്നുണ്ട് കാട്ടാളൻ കവിതയിൽ ഓർത്തു വേദനിക്കുന്നത് നമ്മുക്ക് കാണാം അല്ലെ കഥാവൃത്തത്തിലെ കാട്ടാളനെ സംഭാരമൂർത്തിയായ ശിവനോടുള്ള സാധ്യ അല്ലെ സാധർമ്യം നിരൂപകർ ചൂണ്ടികാണിക്കുന്നുണ്ട് അല്ലെ കല അല്ല sorry കഥാകൃതത്തിലെ കാട്ടാളൻ സംഭരമൂർത്തിയായ ശിവനോട് എന്താണ് ശിവന്റെ ആ ഒരു അല്ലെ ആവിഷ്കാരത്തോട് എന്തുണ്ട് ബന്ധമുള്ളതായിട്ട് നമ്മുക്ക് കാണാൻ സാധിക്കും അല്ലെ നൂറ്റാണ്ടിലെ ആദ്യ ദശകങ്ങളിൽ തന്നെ Africa ഇൽ ആരംഭിച്ച കറുത്ത കിരാതവൃത്തം ബന്ധമുണ്ട് extra point ആണേ നിങ്ങൾക്ക് extra mark കിട്ടാനുള്ള സൂത്ര വിദ്യയാണ് okay നൂറ്റാണ്ടിലെ ആദ്യ ദശകങ്ങളിൽ Africa പോലെയുള്ള രാജ്യങ്ങളിൽ ഉണ്ടായ കറുത്ത സവിധായം എന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനം ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതിനോട് ബന്ധമുള്ള കവിതയാണ് എന്ത് Black നമ്മുടെ അതിനോട് ബന്ധമുള്ള കവിതയാണ് ഏത് കവിത നമ്മുടെ കിരാതവൃത്തം അപ്പൊ okay ചൂഷണങ്ങൾക്കും അടിച്ചമർത്തലുകൾക്കും എതിരെയുള്ള പ്രതിരോധമാണ് കറുത്ത കവിത എന്ന് പറയുന്നത് okay clear ആയോ okay ഇനി ഇനി മാതൃക ചോദ്യങ്ങളാണ് കേട്ടോ നീറായ വനത്തിൽ നിൽക്കുന്ന കാട്ടാളന്റെ ഭാവങ്ങൾ വ്യക്തമാക്കുന്ന വ്യക്തമാക്കുന്ന ബിംബകല്പനകളുടെ ഔചിത്യം teacher എടുത്ത് എടുത്ത് പറഞ്ഞതാണ് ബിംബകല്പന അല്ലെ വളരെ പ്രധാനപെട്ടതാണെന് പറഞ്ഞിട്ടുണ്ട് അല്ലെ ആകാശത്തു ചത്ത് കിടക്കുന്ന അച്ഛൻ മലയോരത്തു ദഹിക്കുന്ന അമ്മ ഈ പ്രയോഗങ്ങൾ അർത്ഥസാധ്യതകൾ വിശകലനം ചെയ്യുക നെഞ്ചത്തൊരു പന്തം കുത്തി നിൽപ്പു കാട്ടാളൻ ഈ വരിയുടെ അർഥം അല്ലെ വ്യക്തമാക്കുന്ന ലഘു കുറിപ്പ് അപ്പൊ ഇതിന്റെ ഒക്കെ ഉത്തരങ്ങളാണ് അല്ലെ നമ്മൾ ചർച്ചചെയ്തോണ്ടിരുന്നത് വിശദമായിട്ട് നമ്മൾ പറഞ്ഞോണ്ടിരുന്നത് അല്ലെ കാട്ടാളന്റെ ആനന്ദനിര്ഭരമായ ഭൂതകാലത്തെ വര്ണിക്കുമ്പോൾ കടമ്മനിട്ടയുടെ കാവ്യ ഭാഷയും താളംകൊട്ടിയും തലയാട്ടിയും ചുവടുവെക്കുന്നത് കാണാം അല്ലെ അപ്പൊ അതായത് ഒരു ഭാഗത്തു പ്രകൃതി മറ്റുമേളയുള്ള മനുഷ്യന്റെ കടന്നുകയറ്റത്തെ അത്രയുമായ ഭീകര രീതിയിലാണ് എന്ത് ചെയുന്നത് ഒരു ഭാഗത്തു അല്ലെ കാട്ടാളന്റെ ആ ഒരു മാനസിക അവസ്ഥ അല്ലെ ശക്തമായ രീതിയിൽ പ്രതികരിക്കുമ്പോ കടമ്മനിട്ടയുടെ ഭാഷയും എങ്ങനെയാണ് ആ ചതുലമായ ഭാഷയാണ് അല്ലെ അതെ പോലെ തന്റെ പഴയ കാല ഓർമകളിലേക്ക് കാട്ടാളൻ പോകുമ്പഴോ അദ്ദേഹത്തിന്റെ ഭാഷ എന്ന് പറയുന്നത് ആ രീതിയിലേക്ക് മാറുന്നു അല്ലെ അപ്പൊ അതിന്റെ സാധുത പരിശോധിക്കുക ആറു മാർക്കിന് ചോദിച്ചിട്ടുളള ചോദ്യമാണ് okay then ബിംബസമൃദ്ധിയാണ് കിരാതവൃത്തം എന്ന കവിതയെ ആകര്ഷകമാകുന്നത് വീണ്ടും വീണ്ടും repeat ആയിട്ട് വന്നത് നിങ്ങൾ കണ്ടോ ഞാൻ പഠിക്കാൻ പറഞ്ഞപ്പോ നിങ്ങൾ ഒന്നും പഠിച്ചിട്ടുണ്ടാവും അല്ലെ point ഒക്കെ എഴുതിയിട്ടുണ്ടാവും അല്ലെ okay അപ്പൊ ബിംബകല്പന എന്നത് വളരെ പ്രധാനപെട്ടതാണ് അല്ലെ അപ്പൊ കിരാതവൃത്തം എന്ന കവിതയെ ആകര്ഷകമാക്കുന്ന സൗന്ദര്യം പ്രധാനമായ ഘടകം ബിംബകല്പന ആണ് അല്ലെ അപ്പൊ എന്താണ് പിന്നെ എന്താണ് കുടിയൊഴുപ്പിക്കപ്പെടുന്നവരുടെ ശബ്ദമാണ് കിരാതവൃത്തത്തിലെ കാട്ടാളനിലൂടെ ഉയർന്നു വരുന്നത് കിരാതവൃത്തം എന്ന അല്ലെ കവിത അല്ലെ നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്ന സാമൂഹിക പ്രശ്നങ്ങളെ കുറിച്ച് ഉപന്യാസം തയ്യാറാക്കുക നമ്മൾ അത് പഠിച്ചു കഴിഞ്ഞു അല്ലെ എന്തൊക്കെ തരത്തിലുള്ള സാമൂഹിക പ്രശ്നങ്ങളാണ് കിരാതവൃത്തം ഉയർത്തുന്നത് എന്ന് നമ്മൾ പഠിച്ചു കിരാതവൃത്ത കവിതയുടെ അവസാന ഭാഗത്തു പ്രതീക്ഷകളിൽ മുഴുകുന്ന കാട്ടാളനെ കാണാം അല്ലെ കവിതയുടെ വിശകലനം ചെയ്ത് കാട്ടാളന്റെ പ്രതീക്ഷയുടെ ഔചിത്യം എന്തുകൊണ്ടാണ് അല്ലെ ഇന്നി ഇതൊന്നും അല്ല ഇതൊക്കെ മാറി പഴയതു പോലുള്ള കാലം വരും എന്ന പ്രതീക്ഷയിലാണ് എന്ത് അവസാനിക്കുന്നത് കവിത അവസാനിക്കുന്നത് അല്ലെ ശുഭകരമായിട്ടുള്ള അല്ലെ ഒരു നന്മയിലേക്കാണ് ഒരു ശുഭപ്രതീക്ഷയിലേക്കാണ് ആര് നോക്കിയിരിക്കുന്നത് കാട്ടാളൻ നോക്കിയിരിക്കുന്നത് clear ആണോ ഈ പാഠഭാഗം നിങ്ങൾക്ക് മനസിലായോ മനസിലായോ കടമ്മനിട്ടയുടെ പ്രശസ്‌ത കവിതയാണ് കിരാതവൃത്തം എന്ന് പറയുന്നത് തരിശായി കിടക്കുന്ന തന്റെ പ്രകൃതിയിൽ എല്ലാം നഷ്ടപ്പെട്ടു തരിശു ഭൂമി ആയി കിടക്കുന്ന പ്രകൃതിയിൽ നെഞ്ചു നീറി നിൽക്കുന്ന കാട്ടാളൻ അതുകൊണ്ടാണ് നെഞ്ചത്തൊരു പന്തം കുത്തി എന്ന് പറയുന്നത് അല്ലെ തീ പോലെയെന്താണ് ഈ നെഞ്ച് കിടന്ന് പാതക്കേയാണ് ഈ തരിശ്~തരിശായിട്ടുള്ള ഭൂമി കണ്ടിട്ട് അല്ലെ കാട്ടിൽ ആളി നിൽക്കുന്നവാനാണ് കാട്ടാളൻ അല്ലെ അങ്ങനെയാണ് ആ പേര് വന്നിട്ടുള്ളത് അവൻ ആരുടെ പുത്രൻ ആണ് പ്രകൃതിയുടെ പുത്രൻ ആണ് ആകാശവും മലകളുമാണ് അവന്റെ മാതാപിതാക്കൾ ഇവയൊക്കെ നഷ്ട്ടപെട്ടു അവൻ ഈറ്റപ്പുലിയുടെ ഈറൻ അണിഞ്ഞ കണ്ണുകളോടെയും നാട്ടാളനോട് അല്ലെ കാട്ടാളൻ നാട്ടാളൻ കാട്ടാളൻ

കണയേറ്റ കരിമ്പുലി പോലെയും ഉരുൾ പൊട്ടിയ മാമ്മലപോലെയും ഭാവംകൈകൊള്ളുന്ന കാട്ടാളൻ തന്റെ നഷ്ടപെട്ട പ്രകൃതിയെ തിരിച്ചുപിടിക്കുവാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് നെഞ്ചത് പന്തം കുത്തി നിൽക്കുന്ന കാട്ടാളൻ പടയണിയിലെ ഭൈരവിക്കോലത്തിന്റെ രൂപമാണ് നമ്മൾ പറഞ്ഞു അല്ലെ എന്താണ് പടയണിയുടെ പടയണി എന്ന് പറയുന്ന കലാരൂപത്തിന്റെ എന്താണ് സവിശേഷതകൾ നമ്മുക്ക് ഇതിൽ കാണാൻ പറ്റും അല്ലെ പടയണിയിലൂടെയാണ് ഇത് അവതരിപ്പുക്കുന്നത് അല്ലെ അപ്പൊ എന്താണ് പടയണി എന്ന് പറയുന്നത് ഭൈരവിക്കോലത്തിന്റെ രൂപം ഭൈരവി എന്ന് പറയുന്ന പടയണിയുടെ കോലത്തിന്റെ രൂപം തന്നെയാണ് ഈ കാട്ടാളൻ എന്ന് പറയുന്നത് കേട്ടോ കടലിന്റെ വേര് പറിക്കാൻ കാട്ടാളൻ തുനിയുന്നു ലോകത്തിനെ നടക്കുന്ന തരത്തിൽ അലറുകയും ചെയ്യുന്നു മണ്ണിന്റെ മകനായ കാട്ടാളൻ തന്റെ പ്രകൃതിയെ നശിപ്പിച്ചവരോട് പ്രതികാരം ചെയ്യാൻ തുടങ്ങുന്നതിന് അഹ് തുടങ്ങുന്നു എന്ന ആശയമാണ് നമ്മുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്